ഇ, , ഏജ്‌ - ട്വന്റി-ട്വോ യേർസ്‌, ഡോ ഹെറെബി ഗിവ്‌ മൈ , ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ യുഎസ്ഇ ആൻഡ്‌ റിട്ടൻ തെ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ കൺവർസേഷൻ ഓഫ്‌ ഇ ഡോ അൺകണ്ടീഷണലി, ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഓഡിയോ ആൻഡ്‌ വീഡിയോ ടോ ഇട്ട്‌ മദ്രാസ്‌

ഇ അതുൽ വി സ്‌ ഐഎസ്‌ 24

അൺകണ്ട്ഷണൽ ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കോ കോ കൺവേർഷൻ ഓഫ്‌ 2021-22. ഫർദർ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കോൺസി ഡിറേഷൻ

ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ. ആൻഡ്‌ തെ ഓഡിയോ ഓഫ്‌ 2021-22 ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌.

ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ

ഏഹ് കാഴ്ചകളായിരിക്കാം മനസ്സിലേക്ക് വരുന്നത്. കാരണം യാത്രകൾ എന്നും ഒരു പുത്തൻ ഉണർവ്വ് നൽകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും മടുപ്പിക്കുന്ന വസ്തുതയല്ല. എന്ന ഇങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും യാത്രകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ മനുഷ്യരുടെ യാത്രയിൽ ഏഹ് പെടാത്ത യാത്രകൾ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ആലോചിക്കണം. പക്ഷെ അങ്ങനെ മനുഷ്യരുണ്ടെങ്കിലും ഒരു കുറച്ച് പോലും യാത്ര ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കുന്നില്ലയെന്ന് ഞാൻ പറയും. എത്രമേൽ ഒരു റൂമിൽ അടച്ചുകെട്ടിയിരിക്കുക ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് പോലും ഒന്ന് പുറത്തിറങ്ങിയെങ്കിലോ റൂമിന്റെ വെളിയിലിറങ്ങി പുറത്തിറങ്ങണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും എത്രി എല്ലാ എഹ് വസ്തുക്കളും മനുഷ്യരും എല്ലാം മൂവിങ്ങ ഏഹ് നീങ്ങുന്ന വസ്തുതകളാണ്. ഒന്നും അനങ്ങാതെയിരിക്കുന്ന ഒരു വസ്തു അതിലല്ല. എല്ലാവരും അനങ്ങിക്കൊണ്ടിരുക്കുന്ന ഒരു ഏഹ് ഇതിലാണ് നമ്മൾ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ യാത്രകൾ കുഞ്ഞി തായിരിക്കാം വലുതായിരിക്കാം. ഒരുപാട് യാത്രകൾ ഓരോ മനുഷ്യനും ഒരു ദിവസം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്കായിരിക്കാം മാർക്കറ്റിൽ...ചന്തയിലേക്കായിരിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഓരോ യാത്രകളും ഒരുപാട് അനുഭവങ്ങൾ ഏഹ് ഓരോ മനുഷ്യനും സ്വായത്തമാക്കുന്നുണ്ട്. ആ അനുഭവങ്ങളാണ് മുന്നിലോട്ടുള്ള ലൈഫിൽ ജീവിതത്തിലേക്ക് നമുക്ക് ആ അടിത്തറ പാകിത്തരുമെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം. യാത്രകള്‍. യാത്രകളെ പറ്റി നമ്മള് പറയുകയാണെങ്കില്‍ യാത്രകള്‍ ചെയ്യാത്ത മനുഷ്യരുണ്ടാവില്ല. യാത്ര ചെയ്യാന്‍ വേണ്ടി യാത്ര ചെയ്യുന്നവരേക്കാള്‍ കൂടുതല്‍ ജിവിതം ഓരോ ജീവിതത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങള്‍ക്കും നമ്മള് നിരന്തരം യാത്രകള്‍ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യാത്ര എന്ന പേരില്‍ നമ്മള്‍ ചെയ്യുന്നില്ലെങ്കിലും

ഒരു വസ്തുവാണ്. അപ്പോള്‍ യാത്രകള്‍ ചെയ്യണം. നമ്മള്‍ യാത്രകള്‍ ചെയ്യുന്നത് നമ്മള്‍ നമ്മുടെ ഒരു ചട്ടകൂടിനുള്ളില്‍ നമ്മള്‍ കണ്ടു ശീലിച്ച ജീവിതങ്ങള്‍ അല്ലാതെ പലതരം ജീവിതങ്ങള്‍, പലതരം മനുഷ്യര്‍, പലതരം അനുഭവങ്ങള്‍ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവയെല്ലാം നമ്മള്‍ കണ്ടെത്തണം. അതില്‍ നിന്ന് കൂടുതല്‍ നമ്മളില്‍ തന്നെ പുതിയ ഒരു നമ്മളെ കണ്ടെത്താന്‍ സാധിച്ചേക്കും. യാത്രകള്‍ ഓരോത്തരും യാത്ര ചെയ്യുന്നതിന്‍റെ ലക്‌ഷ്യം പലതായിരിക്കും. യാഥാര്‍ത്ഥ്യത്തില്‍ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായി യാത്രയെ കാണുന്നു. ചെല പുതിയ പുതിയ സ്ഥലങ്ങള്‍ കണ്ടെത്തുക, പുതിയ ആളുകളെ കാണുക, പുതിയ ഭക്ഷ പുതിയ ഭക്ഷണങ്ങള്‍ പരിചയപ്പെടുക, പുതിയഅതുപോലെയുള്ള കാര്യങ്ങള്‍, പുതിയ കണ്ടെത്തെലുകള്‍, പുതിയ അനുഭൂതികള്‍ക്കായി യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ യാത്ര ചെയ്യുന്നതിന്‍റെ കാരണം എന്തുതന്നെയായാലും യാത്ര എന്നൊരു അനുഭൂതി ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പ്രാധാന്യമേറിയ കാരണം. തീർച്ചയായിട്ടും. പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൾ കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരും അതെ സമയം നഗരങ്ങൾ നഗരക്കാഴ്ചകൾ നഗരത്തിലെ ദീപാലൻകൃതമായ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരും എന്ന് തുടങ്ങി യാത്രകളിൽ പല തരം വ്യത്യസ്തരായ മനുഷ്യരും വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ള മനുഷ്യരും ഓരോരുത്തരുടെ യാത്രക്കും ചില യാത്രകൾക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയാം. ചില യാത്രകൾ അഖിൽ പറഞ്ഞത് പോലെ തന്നെ യാഥാർഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകുമ്പോൽ ചിലരെല്ലാം ചില ഓർമ്മകൾ മറക്കാനായിട്ട് ചിലതിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ടാണെന്ന് ചിലർ കരുതുന്നു. ഒരു ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ചിലർക്കെങ്കിലും ഒരു മരുന്ന് പോലെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു എനർ ഒരു ശക്തിയായിട്ടാണ് ചിലർ യാത്രകളെ ഏഹ് കാണുന്നത്. നീയൊരു യാത്ര പോയിട്ടൊക്കെ വായോ. നിന്റെ പ്രശ്നമൊക്കെ മാറും. എന്ന് പറയുമ്പോൾ, അതെ. ശരിയാണ്. ഞാൻ യാത്ര ചെയ്ത്. ഒരു യാത്ര ചെയ്ത് വരുമ്പോൾ കിട്ടുന്നൊരു പുത്തനുണർവ് മറ്റൊന്നിനും സമ്മോൻ...സമ്മാനിക്കാൻ ആവുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമേൽ യാത്രക്ക് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ...എന്താ പറയാ പ്രാധാന്യമുണ്ട്. യാത്രകൾ മനുഷ്യൻ ഒഴിവാക്കുന്നത് ഏഹ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏഹ് അടച്ചിട്ട മുറിയിൽ നിന്ന്, അടച്ചിട്ട ക്ലാസ്റൂമുകളിൽ നിന്ന് ഏഹ് ക്ലാസ്സ്‌റൂമിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തേക്കാൾ പുറത്തോട്ടിറങ്ങി മണ്ണിലേക്ക് ചവിട്ടി അല്ലെങ്കിൽ പ്രകൃതിയായി

തോന്നുന്നുണ്ട്. അഖിലിന് എന്താണ് അതിനെ പറ്റി സംസാരിക്കാനുള്ളത്? യാത്രകളുടെ വരും പോരായ്മകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കില്‍ ഇപ്പൊ ഏറ്റവും ഏറ്റവും അടുത്തൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് മൂന്നാറിലെ നീലകുറിഞ്ഞികളെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ നീലകുറിഞ്ഞി കാണാനായിട്ട് വലിയൊരു ജനപ്രവാഹം തന്നെ നീലകുറിഞ്ഞി പൂക്കുന്ന സമയത്ത് എല്ലാ കാലത്തും അങ്ങനെയൊരു പ്രവാഹം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ സമയത്തും നീലകുറിഞ്ഞി കാണാന്‍ പോയവരെ കുറിച്ച് നമ്മള്‍ കുറച്ചു വാര്‍ത്തകള്‍ കേട്ടിരുന്നു. അവിടെ ഈ മാലിന്യങ്ങളുടെ നിക്ഷേപണം കാരണം അവിടത്തെ പ്രകൃതിക്കും മൊത്തത്തിലുള്ള അവിടെ ഒരു ആ ഒരു സൗന്ദര്യത്തിനും വളരെദോഷം സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതെല്ലാ ഇതൊന്നും മനുഷ്യന്‍ യാത്ര ചെയ്യുന്നില്ലെങ്കില്‍ ഒരിക്കലും ആ സ്ഥലങ്ങളിലൊന്നും ഇത് പോലെ മാലിന്യനിക്ഷേപങ്ങള്‍ വരുന്നില്ല. അപ്പൊ അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാനായി ഇതുപോലെ വിനോദസഞ്ചാരകേന്ദ്രങ്ങളിലേക്ക് പോവുന്ന നമുക്കെല്ലാവര്‍ക്കും നമ്മുടെ എല്ലാ ഉത്തരവാദിത്ത്വം ഉണ്ട്. അതുപോലെയുള്ള ഉത്തരവാദിത്തങ്ങള്‍ നമ്മള്‍ സ്വീകരിച്ചു യാത്ര ചെയ്യുകയാണെങ്കില്‍ യാത്ര ചെയ്യുന്നത് മനോഹരമായ ഒരു അനുഭൂതിയും ഇതുപോലെയുള്ള ചൂഷണങ്ങള്‍ കൊണ്ട് നമ്മള്‍ ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും, അഖിൽ. തീർച്ചയായിട്ടും. വ...വരും തലമുറക്ക് കൂടെ ആ ആ ആസ്വദിക്കേണ്ട ഏഹ് ഒരു കാര്യമാണ് പ്രകൃതിരമണീയമായ സ്ഥലം സഞ്ചാരമെന്ന് പറയുന്നത്. ഇപ്പോൾ സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് കണ്ടിട്ട് നമ്മൾ നശിപ്പിക്കാൻ ചെയ്യുകയുണ്ടായാൽ അത് വരും തലമുറക്ക് കരുതി വെക്കാത്ത ഏഹ് സ്വാർത്ഥരായ മനുഷ്യരുടെ പ്രതീകമായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്വാർത്ഥതക്ക് അടിമപ്പെട്ട മനുഷ്യരല്ല. നമ്മൾ വരും തലമുറക്ക് ക...കൈമാറണം കഴിഞ്ഞ തലമുറ നമുക്ക് കൈമാറിയതാണെന്നും നമുക്ക് അവർ നശിപ്പിക്കാത്തത് കൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് ഇന്നും മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നു. പിന്നെ അഖിൽ പറഞ്ഞത് പോലെ ഈ ഏഹ് എന്താ പറയാ ഈ മാലിന്യനിക്ഷേപം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഏഹ് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു സർക്കാർ തന്നെ ഇടപെട്ട് അതിനെ ഏഹ് കുറക്കാൻ സാധിക്കും. കുറച്ചുകൂടി കർശന നടപടികൾ സ്വീകരിക്കാൻ. ഇപ്പോൾ തന്നെ ഒരുപാട് സ്ഥലം ഏഹ് എന്റെയൊക്കെ അടു...നാട്ടിൽ അതിരപ്പിള്ളിയൊക്കെ എന്റെ അടുത്താണ്. അതിരപ്പിള്ളിയിലൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ നല്ല പിഴ കൊടുക്കുകയും അത് ക്യാമെറയിൽ പതിയുകയും അവരെ തേടിപ്പിടിച്ച് അവരെക്കൊണ്ട് പിഴയടപ്പിക്കുകയും പിഴയടപ്പിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഏഹ് പ്രവർത്തനങ്ങളില്ല എന്നല്ല എന്നാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾക്കുപരി നമ്മൾ ഓരോരുത്തരും നമ്മളാകുന്ന മനുഷ്യർ എല്ലാവരും ഇതിനെ പറ്റി ബോധവാന്മാരാകുകയും നമ്മൾ ഒരു ഒരു ഒരാൾ ഇത് ഇപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടില്ലെങ്കിൽ ഏഹ് അത്രമേൽ മാലിന്യം ഈ സ്ഥലത്ത് നിന്ന് കുറയും. കാരണം ഒരു ടൂറിസ്റ്റ് ഏഹ് ഒരു ടൂറിസ്റ്റ് സ്പോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരിയധികം മനുഷ്യർ വരുന്നതാണ്. അങ്ങനെ കുമിഞ്ഞുകൂടുന്നു പ്ലാസ്റ്റിക് ഏഹ് മാറ്റം ചെയ്യുകയെന്നുള്ളത്

ഈ യാത്രയെ പറ്റി പറയുമ്പോള്‍ പരാമ പരാമര്‍ശിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ സന്തോഷ്‌ ജോര്‍ജ്ജ് കുളങ്ങര എന്ന് പറയുന്നത്.ഒരു തലമുറയെ തന്നെ യാത്രകള്‍ ചെയ്യാന്‍ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സന്തോഷ്‌ ജോര്‍ജ്ജ് കുളങ്ങര, അതായത് ഒറ്റക്ക് ഒറ്റക്ക് ലോകസഞ്ചാരം നടത്തുക എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തില്‍ അദ്ദേഹം സഞ്ചാരം യാത്രകള്‍ തൊടങ്ങിയ കാലഘട്ടത്തില്‍ അതുപോലൊരു യാത്ര എന്ന് പറയുന്നത് ആര്‍ക്കും സങ്കല്‍പ്പിക്കാന്‍ പോലും കഴിയാത്തൊരു സാഹചര്യത്തില്‍ നിന്നാണ് അദ്ദേഹം സഞ്ചാരം എന്നൊരു ചാനല്‍ തൊടങ്ങി സംപ്രേക്ഷണം ചെയ്യുകയും, അദ്ദേഹത്തിന്‍റെ ലോകസഞ്ചാരം സംപ്രേക്ഷണം ചെയ്യുകയും

അതായത് ഒരു ചായക്കട നടത്തി നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു ദമ്പതികളാണ്. അവര് എന്താ പറയുക പതിനാറു വര്‍ഷങ്ങള്‍ കൊണ്ട് ഇരുപത്താറ് രാജ്യങ്ങള്‍ കണ്ടു തീര്‍ത്ത ദമ്പതികളാണ്. ലോണെടുത്ത് രാജ്യങ്ങള്‍ കണ്ടു തിരിച്ചു വന്നു ചായക്കട നടത്തി ഈ ലോണ്‍ തിരിച്ചടച്ച്‌ വീണ്ടും ലോണ്‍ എടുത്ത് അടുത്ത രാജ്യം സഞ്ചരിച്ചു.. ഇതൊന്നും നമ്മള് അതായത് എന്താ സാമ്പത്തിക ഫിനാന്‍ഷ്യല്‍ നമ്മളെ കൊണ്ട്

യാത്രയോടുള്ള അവരുടെ ഒരു അടങ്ങാത്ത ആവേശമാണ് അവരെ ഇതിലോട്ട് നയിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. യാത്രകള്‍ എപ്പോഴും നമുക്ക് ഒരു അനുഭൂതിയാണ്.. നിങ്ങള്‍ യാത്ര ചെയ്യണം. ജീവിതത്തില്‍ ഒരിക്കലെങ്കിലും നിങ്ങള്‍ ലക്ഷ്യബോധമില്ലാത്ത ഒരു യാത്ര ചെയ്തിരിക്കണം. ആ യാത്രയുടെ ഒരിക്കലും നിങ്ങള് ലക്ഷ്യത്തിലേക്ക് എത്താന്‍ വേണ്ടി യാത്ര ചെയ്യരുത്. ആ യാത്രയെ നിങ്ങള്‍ ആസ്വദിക്കാന്‍ പഠിക്കുമ്പോഴാണ് യാത്രയിലെ യാഥാര്‍ത്ഥത്തില്‍ ആസ്വദകരമാകുന്നത്. യാ. തീർച്ചയായിട്ടും. അഖിൽ പറഞ്ഞ ആ ദമ്പതികളെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. കാരണം ഒത്തിരി പേർക്ക് ഏഹ് അവരിൽ ഒരാൾ എന്ന ഏഹ് സ എന്താ പറയാ അദ്ദേഹം ഭർത്താവ് മരണപ്പെടുകയുണ്ടായി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ

ഇവരുടെ...തീർച്ചയായിട്ടും പൈസയില്ല. എന്റെ കയ്യിൽ പൈസയില്ലാത്തത് കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ത...എന്താ പറയാ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഒരു ഇതിൽ നിന്ന് ഒത്തിരി പേർക്ക് പ്രചോദനം കൊണ്ടിട്ടുണ്ട്. എന്ന് കരുതി ഏഹ് യാത്രകൾ ചെയ്ത് മറ്റുള്ളവരെ

ഈ യാത്രകൾ ചെയ്യുക മാത്രമല്ലാതെ ഇത്തരം യാത്രകൾ ഏഹ് റെക്കോർഡ് ചെയ്ത് അതെല്ലാം ഏഹ് എന്താ പറയാ മറ്റു സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് കൊണ്ട് മറ്റുള്ളവരും ഈ യാത്രകൾ കാണട്ടെ അവരും ആസ്വദിക്കട്ടെ ഈ സ്ഥലങ്ങൾ അവർ സാധിക്കാത്തവർ കണ്ടെങ്കിലും അനുഭൂതി ആക്കട്ടെയെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർ തീർച്ചയായിട്ടും യാത്രകളെ പറ്റി ഏഹ് പരാമർശം ഇടാൻ കഴിയുന്ന ആൾക്കാരല്ല. അങ്ങനെ യാത്രയെ സ്നേഹിക്കാത്തവർ പോലും യാത്രയൊക്കെ ചെയ്യണോ വലിയ മെനക്കേടല്ലേ? ഇതൊക്കെ പൈസ ചിലവാണ്. ഇതൊക്കെ കാശ് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളു. എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്ന് ആളുകളെ മാറ്റി ചിന്തിപ്പിക്കുന്ന, എത്രയും പൈസ ലാഭകരമാക്കി യാത്ര ചെയ്യാൻ സാധിക്കും. ഒത്തിരി ഏഹ് യാത്ര സഹായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ വരെ നമ്മുടെ ഏഹ് രാജ്യത്ത് തീർച്ചയായിട്ടുമുണ്ട്. ഏഹ് ജില്ലയിലൊക്കെ ഒത്തിരി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്തരം ഏഹ് സ്ഥാപനങ്ങൾ ഉള്ളിടത്തോളം കാലം ഏറ്റവും ഏഹ് ചിലവ് കുറഞ്ഞ രീതിയിൽ വലിയ വലിയ യാത്രകൾ ചെയ്ത് വരാൻ ആളുകൾക്ക് സഹായകരമായിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതുപോലെ യാത്രയുടെ വരുംപോരായ്മകളെ പറ്റി പറയുമ്പോൾ യാത്രയെ ഏറ്റവും മനോഹരമാക്കുന്ന വസ്തുത അതിലെ മനുഷ്യർ, അതിലെ ഓരോ ഏഹ് ഭക്ഷണ രീതികൾ, ഓരോ വസ്ത്രധാരണ രീതികൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അവരുടെ അവരുടെ ആ ഓരോ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതകഥകൾ. ഈ കഥകളിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആകസ്മികതയിൽ പെട്ട് പോകുമ്പോൾ മുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യന് ഏഹ് അപ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്ന പ്രായോഗികപാഠങ്ങൾ ഒരാൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏഹ് അങ്ങനെയാണ് ഞാൻ ഇത് വരെ കണ്ടിട്ടുള്ള എന്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ കണ്ടുമുട്ടിയ മനുഷ്യർ അതിൽ പറഞ്ഞ കഥകളിൽ അവർ പങ്ക് വെച്ച കാര്യങ്ങളിൽ നിന്ന് ഉൾകൊണ്ട കാര്യങ്ങളാണ് ഏഹ് എന്റെ ജീവിതയാത്രയിൽ ഞാൻ പ്രായോഗി...പ്രയോഗിച്ചിട്ടുള്ളത്. യാത്ര ചെയ്യുന്നവര്‍ പലതരം ആണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്‍ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കൂട്ടത്തോടെ യാത്ര ചെയ്യാന്‍ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സ്ഥലങ്ങള്‍, ലക്ഷ്യസ്ഥാനം മാത്രം മുന്നില്‍ കണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. ഓരോ ഒന്നും ഒരു യാത്രയും മോശമാണെന്നോ, ഒരു യാത്രയും മികച്ചതാണെന്നോ ഞാന്‍ പറയുന്നില്ല. ഓരോരുത്തരുടെയും യാത്രയുടെ ലക്ഷ്യങ്ങള്‍ പലതാണ്. യാത്ര ചെയ്യുന്ന ആശയം ഓരോത്തര്‍ക്കും പലതാണ്. എന്നെ പോലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാല്‍, എന്‍റെ യാത്രകളെല്ലാംമനോഹരമാക്കിയിട്ടുള്ളത് ആ യാത്രയില്‍ എന്‍റെ കൂടെയുണ്ടായിരുന്ന സൗഹൃദങ്ങളാണ്. ആ യാത്രയിലൂടെ എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളായിരുന്നു.അതേ അതുപോലെ, യാത്ര ചെയ്യുമ്പോള്‍ നമ്മള്‍ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക. അവരുടെ ജീവിതകഥകള്‍ കേള്‍ക്കുക. ഇതുകാരണം നമ്മുടെ പ്രായോഗികമായിട്ടുള്ള അറിവ് വളരെയധികം വര്‍ദ്ധിക്കും. നമ്മള്‍ ജീവിതത്തെ മറ്റൊരു കോണില്‍ നിന്ന് നോക്കിക്കാണാന്‍ പഠിക്കും. ഒരു വ്യക്തി എന്ന നിലയില്‍ യാത്രകള്‍ എന്നില്‍ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങള്‍ വളരെ വലുതാണ്‌. അപ്പൊ അതുകൊണ്ടാണ് നമ്മള്‍ എല്ലാവരോടും യാത്ര ചെയ്യണം. നമ്മള്‍ ലോകം കാണണം, മറ്റുള്ളവരെ അറിയണം, ആളുകളെ അറിയണം, നമ്മള്‍ എന്താണ്? അപ്പോള്‍ നമ്മള്‍ എന്താണ് എന്ന് നമ്മള്‍ക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാന്‍ ഇതെല്ലാം നമ്മളെ സഹായിക്കും. പുതിയ സൗഹൃദങ്ങളുണ്ടാകുക, ഉള്ള സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കുക, ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മളെപ്പോഴെങ്കിലും

നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ യാത്ര എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ജീവിതത്തിന്റെ കയ്...കയ്‌പ്പേറിയ അനുഭവങ്ങളിൽ നിന്ന്, ദുരനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് യാത്രകൾ. ഒന്ന് യാത്ര ചെയ്ത് വന്നാൽ നമ്മുടെ പുത്തനുണർവ്വോക്കെ ലഭിക്കും നമുക്കൊരു പുത്തനുണർവ്വ് ലഭിക്കും എന്ന അടിസ്ഥാനത്തിലാണ് പലരും യാത്രക്ക് പുറപ്പെടുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന ആ ഉണർവ്വ്. അതിൽ നിന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഇത് ഇതെല്ലാമൊരു യാ അടിസ്ഥനമായി ഉയർന്നിരിക്കുന്നു. ഈ അടിസ്ഥാന യാത്ര എന്നൊരു ഇതിൽ നിന്നാണ് ഞാൻ പറയുകയാണ് ഓരോ മനുഷ്യന്റെയും യാത്ര ചെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഒരു ദൈനംദിന ജീവിത ദൈനംചര്യയിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദിനചര്യയിൽ ഒഴിച്ച് കൂടാനാവാത്ത ഒന്നാണ് യാത്ര. ജോ...താമസിക്കുന്നിടത്ത് നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര അവിടെ നിന്ന് ചായ കുടിക്കാൻ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ കുഞ്ഞുകുഞ്ഞു സ്ഥലങ്ങളിലേക്കായിക്കോട്ടെ വലിയ വലിയ ദീർഘദൂരയാത്രകളായിക്കോട്ടെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന ഈ യാത്രകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന്റെ എണ്ണം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതല്ല. സോ അതുകൊണ്ട് യാത്രയെന്നുള്ള ഏഹ് കാര്യത്തിന് നമ്മൾ ഏറ്റവും ഏഹ് ഏറ്റവും മനോഹരമായ മനോഹരമായ അനുഭവത്തെ ഒരിക്കലും ഏഹ് മാറ്റി വെക്കരുത്. അത് ഇതുപോലെ യാത്രകൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കഴിവതും ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണെന്നാണ് എന്റെ ഒരു...സമൂഹത്തിൽ യാത്രകൽ ഒരിക്കലും ഒരു ഏഹ് തെറ്റല്ല. നല്ല കാര്യമാണ്. അടിച്ച് പൊളിച്ച് കാശ് കളയുന്നതല്ലായെന്നൊരു ഏഹ് ചിന്തയിലേക്ക് എല്ലാവരും വളർന്നെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ, അങ്ങനെ നമുക്ക് യാത്രകളെ ഏഹ് എന്താ പറയാ അനുഭവകരമാക്കി ഓരോരോ പുത്തനുണർവ്വ് നേടി ഏഹ് ഓരോ പാഠങ്ങൾ പഠിച്ച് ജീവിതത്തെ മുന്നോട് കൊണ്ട് പോകാം.